മനസ്സ് പറയുന്നത് നാൽപ്പത്തിമൂന്നാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
ഏപ്രിൽ 4 മുതൽ 15 വരെ ആസ്ട്രേലിയയിൽ വച്ചു കോമൺവെൽത്ത് ഗെയിംസ് നടക്കുകയുണ്ടായി
ഇന്ത്യയടക്കം 71 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു
ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ ലോകത്തെങ്ങുനിന്നുമുള്ള ആയിരക്കണക്കിന് കളിക്കാർ പങ്കെടുക്കുമ്പോൾ എന്തായിരിക്കും അവിടത്തെ അന്തരീക്ഷമെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ
ഉത്സാഹം ആവേശം ആശയും പ്രതീക്ഷകളും നേട്ടം കൊയ്യാനുള്ള ദൃഢനിശ്ചയം എല്ലാം ചേർന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ ആർക്കാണ് ഇതിൽ നിന്ന് വിട്ടുനില്ക്കാനാകുക
രാജ്യമൊട്ടാകെ ആളുകൾ ഇന്ന് ഏതൊക്കെ കളിക്കാരാകും നേട്ടം കൊയ്യുന്നതെന്ന് ദിവസേന ചിന്തിച്ചു
ഭാരതം എങ്ങനെയുള്ള പ്രകടനമാകും കാഴ്ചവയ്ക്കുക നാം എത്ര മെഡൽ നേടും എന്നെല്ലാം ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമായിരുന്നു
നമ്മുടെ കളിക്കാരും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുയർന്ന് നല്ല പ്രകടനം കാഴ്ചവച്ചു ഒന്നിനുപിറകെ ഒന്നായി അനേകം മെഡലുകൾ നേടി
ഷൂട്ടിംഗിലും ഗുസ്തിയിലും വെയ്റ്റ്ലിഫ്റ്റിംഗിലും ടേബിൾ ടെന്നീസിലും ബാഡ്മിന്റനിലും ഇന്ത്യ റെക്കോർഡുഭേദിക്കുന്ന പ്രകടനമാണു കാഴ്ച വച്ചത്
26സ്വർണ്ണം 20 വെള്ളി 20 വെങ്കലം എന്നിവയടക്കം ഇന്ത്യ 66 മെഡലുകൾ നേടി
ഈ വിജയം എല്ലാ ഭാരതീയരെയും അഭിമാനം കൊള്ളിക്കും
മെഡൽ നേടുന്നത് കളിക്കാർക്ക് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും കാര്യമാണ്
രാജ്യത്തിനൊന്നാകെ എല്ലാ ജനങ്ങൾക്കും ഇത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമാണ്
കളി കഴിഞ്ഞശേഷം ഭാരതത്തിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് അത്ലറ്റുകൾ അവിടെ മെഡലുമായി നില്ക്കുമ്പോൾ ത്രിവർണ്ണപതാക മാറോടു ചേർത്തു നില്ക്കുമ്പോൾ ദേശീയഗാനം മുഴങ്ങുമ്പോൾ സന്തോഷവും ആമോദവും അഭിമാനവുമെല്ലാം നിറഞ്ഞ ഒരു വിശേഷപ്പെട്ട അപൂർവ്വ വികാരമാണ് അനുഭവപ്പെടുക
അത് ശരീരത്തിനേയും മനസ്സിനെയും പുളകം കൊള്ളിക്കും
മനസ്സ് ഉത്സാഹവും ആവേശവും നിറഞ്ഞതാകും
എല്ലാം ഒരേ വികാരത്തിൽ മുങ്ങിയിരിക്കും
ആ വികാരം വ്യക്തമാക്കാൻ വാക്കുകൾക്ക് ക്ഷാമം നേരിട്ടെന്നു വരും
എങ്കിലും ആ കളിക്കാരിൽ നിന്നു കേട്ടത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാനാഗ്രഹിക്കുന്നു
എനിക്ക് അഭിമാനം തോന്നുന്നു നിങ്ങൾക്കും അഭിമാനം തോന്നും
ഞാൻ മണികാ ബത്ര കോമൺവെൽത്ത് ഗെയിംസിൽ നാലു മെഡലുകൾ നേടി
രണ്ട് സ്വർണ്ണം ഒരു വെള്ളി ഒരു വെങ്കലം ആദ്യമായി ഭാരതത്തിൽ ടേബിൾ ടെന്നീസ് ഇത്രയധികം പ്രചാരം നേടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് മൻകീ ബാത് കേൾക്കുന്നവരോടു പറയാനാഗ്രഹിക്കുന്നു
ഞാൻ എന്റെ ഏറ്റവും മികച്ച ടേബിൾ ടെന്നീസ് കളിയാകും അവിടെ കാഴ്ചവച്ചത്
ജീവിതത്തിലെ ഏറ്റവും മികച്ച കളി
ഞാൻ നടത്തിയ പ്രാക്ടീസുകളെ ക്കുറിച്ചു പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് എന്റെ കോച്ച് സന്ദീപ് സാറിനൊപ്പമാണ്
കോമൺവെൽത്തിനു മുമ്പ് പോർച്ചുഗലിൽ ഞങ്ങളുടെ ക്യാമ്പു നടന്നപ്പോൾ അതിൽ പങ്കെടുത്തു
ഗവൺമെന്റ് സംഘടിപ്പിച്ച ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ പോയി
ഗവൺമെന്റിനോടു നന്ദി പറയാനാഗ്രഹിക്കുന്നു
കാരണം അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാനുള്ള ഇത്രയധികം അവസരങ്ങൾ തന്നു
യുവ തലമുറയ്ക്ക് ഒരു സന്ദേശം നല്കുന്നു ഒരിക്കലും നിരാശപാടില്ല സ്വന്തം കഴിവു കണ്ടെത്തുക
ഞാൻ ഗുരുരാജ് മൻകീ ബാത് കേൾക്കുന്നവരോടു പറയാനാഗ്രഹിക്കുന്നത് 2018 ലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുകയെന്നത് എന്റെ സ്വപ്നമായിരുന്നു ആദ്യമായി കോമൺ വെല്ത്ത് ഗെയിംസിൽ പങ്കെടുത്ത് ആദ്യമെഡൽ ഇന്ത്യയ്ക്ക് നേടിക്കൊടുക്കാനായതിൽ എനിക്കു വളരെ സന്തോഷമുണ്ട്
എന്റെ മെഡൽ ഞാൻ എന്റെ ഗ്രാമമായ കുന്ദാപുരയ്ക്കും എന്റെ സംസ്ഥാനമായ കർണാടകയ്ക്കും എന്റെ രാജ്യത്തിനും സമർപ്പിക്കുന്നു
മീരാബായി ചാനൂ പറയുന്നു
ഞാൻ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യമെഡൽ നേടി
അതെനിക്കു വലിയ സന്തോഷമായി
ഇന്ത്യയുടെയും മണിപ്പൂരിന്റെയും ഒരുനല്ല കളിക്കാരിയാവുക എന്റെ സ്വപ്നമായിരുന്നു
എന്റെ മുത്തശ്ശിയെപ്പോലെ ഞാനും ഇന്ത്യയുടെയും മണിപ്പൂരിന്റെയും നല്ല കളിക്കാരിയാകാനാഗ്രഹിച്ചു
എനിക്ക് ഈ വിജയം നേടിത്തന്നത് അച്ചടക്കവും ആത്മാർഥതയും സമർപ്പണവും കഠിനാധ്വാനവുമാണ്
കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പ്രകടനം മികച്ചതായിരുന്നതിനൊപ്പം വിശേഷപ്പെട്ടതുമായിരുന്നു
ഇഥംപ്രഥമമായി പലകാര്യങ്ങളും അവിടെ നടന്നു എന്നതിനാൽ ഇപ്രാവശ്യത്തേത് ഏറെ വിശേഷപ്പെട്ടതുമായിരുന്നു
ഇപ്രാവശ്യം ഭാരതത്തിൽനിന്ന് പങ്കെടുക്കാൻ പോയ എല്ലാ റെസ്റ്റ്ലർമാരും മെഡൽ നേടി എന്നു നിങ്ങൾക്കറിയാമോ മണികാ ബത്ര അവർ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം മെഡൽ നേടി
വ്യക്തിഗത ടേബിൾ ടെന്നീസിൽ ഭാരതത്തിനായി സ്വർണ്ണമെഡൽ നേടിയ ആദ്യ ഭാരതീയ വനിതയാണ് അവർ
ഭാരതത്തിന് ഏറ്റവുമധികം മെഡൽ ഷൂട്ടിംഗിലാണു ലഭിച്ചത്
പതിനഞ്ചുവയസ്സുകാരൻ ഷൂട്ടർ അനീഷ് ഭാൻവാലാ കോമൺവെല്ത്ത് ഗെയിംസിൽ ഭാരതത്തിനുവേണ്ടി സ്വർണ്ണമെഡൽ നേടുന്ന ഏറ്റവും പ്രായംകുറഞ്ഞ കളിക്കാരനാണ്
സചിൻ ചൌധരി ഭാരതത്തിനുവേണ്ടി കോമൺവെല്ത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ഒരേയൊരു പാരാ പവർ ലിഫ്റ്ററാണ്
ഇപ്രാവശ്യം മെഡൽ നേടിയവരിലധികം വനിതകളാണ് എന്നതും പ്രത്യേകതയാണ്
സ്ക്വാഷ് ആണെങ്കിലും ബോക്സിംഗാണെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിംഗാണെങ്കിലും ഷൂട്ടിംഗാണെങ്കിലും സ്ത്രീകൾ അത്ഭുതം കാട്ടി
ബാഡ്മിന്റണിൽ അവസാന പോരാട്ടം ഭാരതത്തിന്റെ രണ്ട് കളിക്കാരായ സൈന നേഹ്വാളും പി
സിന്ധുവും തമ്മിലായിരുന്നു
മത്സരമുണ്ടെങ്കിലും രണ്ടുമെഡലുകളും ഭാരതത്തിനു തന്നെയാകും കിട്ടുകയെന്നതിൽ എല്ലാവർക്കുമുത്സാഹമായിരുന്നു
രാജ്യംമുഴുവൻ ആ കളി കണ്ടു
എനിക്കും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി
ഗെയിംസിൽ പങ്കെടുത്ത കളിക്കാർ രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ നഗരങ്ങളിൽനിന്നാണ് പോയത്
പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് അവർ ഇന്ന് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതിൽ അവരുടെ മാതാപിതാക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടേയും കോച്ചുകളുടെയും മറ്റു സഹായികളായ സ്റ്റാഫുകളുടെയും സ്കൂളിന്റെയും സ്കൂളിലെ അധ്യാപകരുടെയും സ്കൂളിന്റെ അന്തരീക്ഷത്തിന്റെയുമെല്ലാം പങ്കുണ്ട്
എല്ലാ ചുറ്റുപാടുകളിലും അവർക്ക് ശക്തിപകർന്ന അവരുടെ സുഹൃത്തുക്കളുടെയും പങ്കുണ്ട്
ഞാൻ ആ കളിക്കാർക്കൊപ്പം ബന്ധപ്പെട്ടവർക്കെല്ലാം വളരെവളരെ അഭിനന്ദനങ്ങൾ നേരുന്നു ശുഭാംശകൾ അർപ്പിക്കുന്നു
കഴിഞ്ഞ മാസം മൻ കീ ബാത്തിൽ ഞാൻ ജനങ്ങളോട് വിശേഷിച്ചും യുവാക്കളോട് ഫിറ്റ് ഇന്ത്യ എന്ന ആഹ്വാനം നടത്തുകയുണ്ടായി
വരൂ ഫിറ്റ് ഇന്ത്യയുമായി സഹകരിക്കൂ ഫിറ്റ് ഇന്ത്യയെ നയിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി
ആളുകൾ വളരെ ഉത്സാഹത്തോടെ ഇതിൽ ചേരുന്നു എന്നതിൽ എനിക്കു വളരെ സന്തോഷമുണ്ട്
വളരെയധികം ആളുകൾ പിന്തുണച്ചുകൊണ്ട് കത്തുകളയച്ചു സാമൂഹിക മാധ്യമങ്ങളിലും തങ്ങളുടെ ഫിറ്റ്നസ് മന്ത്രം ഫിറ്റ് ഇന്ത്യ പരിപാടിയുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവ പങ്കുവെച്ചിട്ടുണ്ട്
ശശികാന്ത് ഭോസ്ലെ നീന്തൽ കുളത്തിലെ സ്വന്തം ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നു മൈ വെപൺ ഈസ് മൈ ബോഡി മൈ എലമന്റ് ഈസ് വാട്ടർ മൈ വേൾഡ് ഈസ് സ്വിമ്മിംഗ് മൈ വെപ്പൺ ഐഎസ് മൈ ബോഡി മൈ എലിമെന്റ് ഐഎസ് വാട്ടർ മൈ വർൾഡ് ഐഎസ് സ്വിമ്മിംഗ്
എന്റെ ആയുധം എന്റെ ശരീരമാണ് എന്റെ ഘടകം ജലമാണ് എന്റെ ലോകം നീന്തലാണ്
രൂമാ ദേവനാഥ് എഴുതുന്നു പ്രഭാതസവാരിയിൽ സ്വയം സന്തോഷവും ആരോഗ്യവും അനുഭവിക്കുന്നു
തുടർന്നു പറയുന്നു ഫോർ മെ ഫിറ്റ്നെസ് കോംസ് വിത്ത് അ സ്മൈൽസ് ആൻഡ് വെ ഷോൾഡ് സ്മൈൽ വെൻ വെ അരെ ഹാപ്പി
എനിക്ക് ആരോഗ്യമുണ്ടാകുന്നത് ചിരിയിലൂടെയാണ് നമുക്കു സന്തോഷമുള്ളപ്പോൾ നാം ചിരിക്കണം
ദേവ്നാഥ് ജീ ഫിറ്റ്നസിലാണ് ആരോഗ്യം എന്നതിൽ സംശയമേ ഇല്ല
ധവൾ പ്രജാപതി ട്രക്കിംഗ് നടത്തുന്ന സ്വന്തം ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയും ട്രക്കിംഗുമാണ് ഫിറ്റ് ഇന്ത്യ
പേരുകേട്ട പലരും വളരെ ആകർഷകമായ രീതിയിൽ ഫിറ്റ് ഇന്ത്യയ്ക്കുവേണ്ടി നമ്മുടെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു എന്നു കാണുന്നതിൽ വളരെ സന്തോഷം തോന്നി
സനിമാ കാലാകാരൻ അക്ഷയ്കുമാർ ട്വിറ്ററിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്
ഞാനും അതു കണ്ടു
നിങ്ങളേവരും തീർച്ചയായും കാണണം
ഇതിൽ അദ്ദേഹം വുഡൻ ബീഡുമായി വ്യായാമം ചെയ്യുന്നത് കാണാനായി
അദ്ദേഹം പറയുന്നു ഈ വ്യായാമം പുറത്തിനും വയറിന്റെ മാംസപേശികൾക്കും വളരെ നല്ലതാണ് എന്ന്
മറ്റൊരു വീഡിയോയും പ്രചാരത്തിലുണ്ട്
അതിൽ അദ്ദേഹം ആളുകളുമായി വോളിബോൾ കളിക്കുകയാണ്
വളരെയധികം യുവാക്കളും ഫിറ്റ് ഇന്ത്യാ പ്രയത്നങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിരിക്കുന്നു
ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾ നമുക്കേവർക്കും രാജ്യത്തിനുമുഴുവനും വളരെ പ്രയോജനപ്രദമാണെന്നാണ്
മറ്റൊരു കാര്യം കൂടി തീർച്ചയായും പറയാനുണ്ട്
ചെലവില്ലാത്ത ഫിറ്റ് ഇന്ത്യാ മൂവ്മെന്റിന്റെ പേരാണ് യോഗ എന്നത്
ഫിറ്റ് ഇന്ത്യാ പരിപാടിയിൽ യോഗയ്ക്ക് വിശേഷാൽ പ്രാധാന്യമുണ്ട് നിങ്ങളും തയ്യാറെടുപ്പു തുടങ്ങിയിട്ടുണ്ടാകും
ജൂൺ 21 ലെ അന്താരാഷ്ട്ര യോഗദിനത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു
നിങ്ങളും ഇപ്പോഴേ തയ്യാറെടുപ്പു തുടങ്ങിക്കോളൂ
ഒറ്റയ്ക്കല്ല നിങ്ങളുടെ നഗരം നിങ്ങളുടെ ഗ്രാമം നിങ്ങളുടെ കോളനി നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ കോളജ് തുടങ്ങി എല്ലായിടവും എല്ലാവരും ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും യോഗയുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തണം
ശരീരത്തിന്റെ പരിപൂർണ്ണ വികസനത്തിന് മാനസിക വികസനത്തിന് മാനസികമായ സന്തുലനത്തിന് യോഗ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ഇന്നിപ്പോൾ ഇന്ത്യയിലോ ലോകത്തെവിടെയുമോ വിശേഷിച്ച് പറയേണ്ട കാര്യമില്ല
എന്റെ ആനിമേറ്റഡ് വീഡിയോ വളരെ പ്രചാരത്തിലായിരിക്കുന്നത് നിങ്ങളും കണ്ടുകാണും
അവർ വളരെ സൂക്ഷ്മമായി ഒരു ടീച്ചർ കാണിച്ചു തരേണ്ട കാര്യമാകെയും ആനിമേഷനിലൂടെ കാട്ടിയിരിക്കുന്നു
നിങ്ങൾക്കും അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കും
എന്റെ യുവസുഹൃത്തുക്കളേ
നിങ്ങളിപ്പോൾ പരീക്ഷ പരീക്ഷ എന്ന വേവലാതിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവധിക്കാലത്ത് എന്തു ചെയ്യണം എന്ന ആലോചനയിലായിരിക്കും
അവധിക്കാലം എങ്ങനെ ആഘോഷിക്കണം എവിടെ പോകണം എന്നൊക്കെ ആലോചിക്കയായിരിക്കും
നിങ്ങളെ ഒരുപുതിയ ജോലിക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചിലതു പറയാനാഗ്രഹിക്കുന്നു
വളരെയധികം യുവാക്കൾ ഈയിടെ എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ തങ്ങളുടെ സമയം ചിലവാക്കുന്നു
സമ്മർ ഇന്റേൺഷിപ്പിന്റെ പ്രാധാന്യം വർധിച്ചു വരുകയാണ്
യുവാക്കളും അത് അന്വേഷിക്കുന്നു
അല്ലെങ്കിലും ഇന്റേൺഷിപ്പ് അതിന്റെതായ രീതിയിൽ ഒരു പുതിയ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്
നാലു ചുവരുകൾക്ക് പുറത്ത് കടലാസിലും പേനയിലും കമ്പ്യൂട്ടറിലും നിന്നു രക്ഷപ്പെട്ട് ജീവിതം ഒരു പുതിയ രീതിയിൽ ജീവിക്കുന്നതിന്റെ അനുഭവം നേടാനുള്ള അവസരമാണു ലഭിക്കുന്നത്
എന്റെ യുവസുഹൃത്തുക്കളേ ഒരു വിശേഷപ്പെട്ട ഇന്റേൺഷിപ്പിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കയാണ്
ഭാരതസർക്കാരിന്റെ മൂന്നു മന്ത്രാലയങ്ങൾ സ്പോർട്സ് മാനവവിഭവശേഷി വികസനമന്ത്രാലയം കുടിവെള്ള മന്ത്രാലയം എന്നിവ ഒരുമിച്ച് ഒരു സ്വച്ഛ്ഭാരത് സമ്മർ ഇന്റേൺഷിപ് 2018 ആരംഭിച്ചിട്ടുണ്ട്
കോളജിലെ വിദ്യാർഥിനീവിദ്യാർഥികൾ എൻസിസിയിലെ യുവാക്കൾ എൻഎസ്എസ് നെഹ്റു യുവ കേന്ദ്ര വളന്റിയർമാർ എന്നിവർ രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനാഗ്രഹിക്കുന്നെങ്കിൽ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി എന്തെങ്കിലും പഠിക്കാനാഗ്രഹിക്കുന്നെങ്കിൽ സമൂഹത്തിന്റെ മാറ്റത്തിന് അതുമായി ചേരാനാഗ്രഹിക്കുന്നെങ്കിൽ അതിന് കാരണക്കാരാകാനാഗ്രഹിക്കുന്നെങ്കിൽ അവർക്കിതിൽ ചേരാം
ഒരു പോസിറ്റീവ് ഊർജ്ജവുമായി സമൂഹത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാനാഗ്രഹിക്കുന്നവർക്കുള്ള അവസരമാണിത്
ഇതിലൂടെ ശുചിത്വത്തിന് പിന്തുണയും ബലവും ലഭിക്കും
ഒക്ടോബർ 2 ന് മഹാത്മാഗാന്ധിയുടെ നൂറ്റമ്പതാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിനു മുമ്പായി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന സന്തോഷം ലഭിക്കും
ഇതിൽ പങ്കുചേരുന്ന മികച്ച അംഗങ്ങൾ കോളജിൽ നല്ല കാര്യം ചെയ്തവർ യൂണിവേഴ്സിറ്റിയിൽ നല്ലകാര്യം ചെയ്തവർ എന്നിവർക്കെല്ലാം ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നല്കും
ഈ ഇന്റേൺഷിപ് വിജയപ്രദമായി പൂർത്തിയാക്കുന്നവർക്ക് ഓരോരുത്തർക്കും സ്വച്ഛഭാരത് മിഷൻ ഒരു സർട്ടിഫിക്കറ്റ് നല്കുന്നതാണ്
ഇത്രമാത്രമല്ല വളരെ നന്നായി പൂർത്തിയാക്കുന്നവർക്ക് യുജിസി രണ്ട് ക്രെഡിറ്റ് പോയിന്റുകൾ നല്കും
വിദ്യാർഥികളേയും വിദ്യാർഥിനികളെയും യുവാക്കളെയും ഒരിക്കൽ കൂടി ഇന്റേൺഷിപ്പിനായി ക്ഷണിക്കുകയാണ്
ഇതിന്റെ പ്രയോജനം നേടൂ
മൈ ജിഒവി യിൽ പോയി സ്വച്ഛ് ഭാരത് സമ്മർ ഇന്റേൺഷിപ്പിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്
സ്വച്ഛതയ്ക്കുവേണ്ടിയുള്ള ഈ മുന്നേറ്റത്തിൽ നമ്മുടെ യുവാക്കൾ മുന്നോട്ടു വരുമെന്ന് ഞാൻ ആശിക്കുന്നു
നിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള ശ്രമങ്ങളെക്കുറിച്ചറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്
നിങ്ങളറിയുന്ന കാര്യങ്ങൾ അറിയിക്കു സംഭവങ്ങളെക്കുറിച്ചറിയിക്കൂ ഫോട്ടോ അയയ്ക്കൂ വീഡിയോ അയയ്ക്കൂ
ഒരു പുതിയ അനുഭവത്തിനായി ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തൂ
പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ സൌകര്യം കിട്ടുമ്പോഴെല്ലാം ദൂരദർശനിലെ ഗുഡ് ന്യൂസ് ഇന്ത്യ എന്ന പരിപാടി കാണാറുണ്ട്
അത് എല്ലാവരും കാണണമെന്ന് ജനങ്ങളോട് അഭ്യർഥിക്കാനാഗ്രഹിക്കുന്നു
നമ്മുടെ രാജ്യത്തെ ഏതെല്ലാം മൂലകളിൽ എത്രയെത്ര ആളുകൾ എങ്ങനെയെല്ലാമുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാനാകും
ദരിദ്രരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിസ്വാർഥരായി ഒത്തുചേർന്നിരിക്കുന്ന യുവാക്കളുടെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം അതിൽ കണ്ടു
ഈ യുവാക്കളുടെ കൂട്ടുകെട്ട് ദല്ലിയിലെ തെരുവു കുട്ടികളുടെയും കുടിലുകളിൽ കഴിയുന്ന കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് ഒരു വലിയ പരിപാടി ആരംഭിച്ചിരിക്കയാണ്
പാതയോരത്ത് ഭിക്ഷയാചിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലി ചെയ്തു നടക്കുന്ന കുട്ടികളുടെ അവസ്ഥ അവരെ പിടിച്ചുലച്ചു
ഇത് മൂലം അവർ ഈ ക്രിയാത്മകമായ പ്രവർത്തിക്കായി ഇറങ്ങിത്തിരിച്ചു
അതാണ് തുടക്കം
ദില്ലിയിലെ ഗീതാ കോളനിയുടെ അടുത്തുള്ള കുടിലുകളിലെ 15 കുട്ടികളുമായി ആരംഭിച്ച ഈ പരിപാടി ഇന്ന് തലസ്ഥാനത്തെ 12 ഇടങ്ങളിലായി രണ്ടായിരം കുട്ടികളെ ഒന്നിപ്പിച്ചിരിക്കുന്നു
ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട യുവാക്കൾ അധ്യാപകർ എന്നിവർ തങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് രണ്ടു മണിക്കൂർ മാറ്റി വച്ച് സാമൂഹിക മാറ്റത്തിനായി ഈ ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കയാണ്
സഹോദരീ സഹോദരന്മാരേ ഇതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ പർവ്വതപ്രദേശത്തെ ചില കർഷകർ രാജ്യമെങ്ങുമുള്ള കർഷകർക്ക് പ്രേരണാസ്രോതസ്സായിരിക്കയാണ്
അവർ ഒത്തൊരുമിച്ച പ്രയത്നത്തിലൂടെ തങ്ങളുടേതു മാത്രമല്ല ആ പ്രദേശത്തിന്റെതന്നെ വിധി മാറ്റിമറിച്ചു
ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ പ്രധാനമായും റാഗി ചൌലായിamaranth ചോളം അല്ലെങ്കിൽ ബാർലിയാണു കൃഷി ചെയ്യുന്നത്
പർവ്വതപ്രദേശമായതുകൊണ്ട് കർഷകർക്ക് ഇവയ്ക്ക് അർഹിക്കുന്ന വില കിട്ടിയിരുന്നില്ല
എന്നാൽ കപ്കോട് ഗ്രാമത്തിലെ കർഷകർ ഈ വിളവുകളെ നേരെ വിപണിയിൽ വിറ്റ് നഷ്ടം സഹിക്കുന്നതിനു പകരം അവയെ മൂല്യവർധിത ഉത്പന്നങ്ങളാക്കി
അവർ എന്തു ചെയ്തു അവർ ഈ വിളവുകളുപയോഗിച്ച് ബിസ്കറ്റ് ഉണ്ടാക്കാനാരംഭിച്ചു എന്നിട്ട് അത് വില്ക്കാൻ തുടങ്ങി
ഇരുമ്പിന്റെ സാന്നിദ്ധ്യം അയൺ കൂടുതലുള്ള ഈ ബിസ്കറ്റ് ഗർഭിണികളായ സ്ത്രീകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്
ഈ കർഷകർ മുനാർ ഗ്രാമത്തിൽ ഒരു സഹകരണസംഘം ഉണ്ടാക്കിയിട്ട് അവിടെ ബിസ്കറ്റുണ്ടാക്കുന്ന ഫാക്ടറി ആരംഭിച്ചു
കർഷകരുടെ ധൈര്യം കണ്ട് ഭരണകൂടവും അതിനെ ദേശീയ ഉപജീവനമിഷനുമായി ബന്ധിപ്പിച്ചു
ഈ ബിസ്കറ്റ് ഇപ്പോൾ ബാഗേശ്വർ ജില്ലയിൽ മാത്രമല്ല ഉദ്ദേശം 50 അംഗനവാടി കേന്ദ്രങ്ങളിൽ അൽമോറാ കൈസാനി വരെ എത്തിക്കുന്നു
കർഷകരുടെ അധ്വാനം കൊണ്ട് ആ സംഘത്തിന്റെ വാർഷിക വിറ്റുവരവ് 1015 ലക്ഷം രൂപ വരെ എത്തിയെന്നു മാത്രമല്ല 900 ലധികം കുടുംബങ്ങൾക്ക് തൊഴിലവസരം കിട്ടുന്നതുകൊണ്ട് ജില്ലയിൽ നിന്ന് ആളുകളുടെ തൊഴിൽ തേടി പുറത്തേക്കുള്ള പോക്കും കുറഞ്ഞിട്ടുണ്ട്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഭാവിയിൽ ലോകത്ത് വെള്ളത്തിന്റെ പേരിൽ യുദ്ധംതന്നെ ഉണ്ടാകുമെന്ന് നാം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു
എല്ലാവരും ഇതു പറയുന്നുവെങ്കിലും നമുക്കെന്താണ് ഉത്തരവാദിത്തമെന്നു ചിന്തിക്കുന്നില്ല
ജലസംരക്ഷണമെന്നത് സാമൂഹിക ഉത്തരവാദിത്തമായിരിക്കണമെന്ന് നമുക്കു തോന്നുന്നില്ലേ എല്ലാവരുടെയും ഉത്തരവാദിത്തമാകണം
ഓരോ മഴത്തുള്ളിയും നാമെങ്ങനെ സംരക്ഷിക്കണം എന്നു ചിന്തിക്കണം
ഭാരതീയരുടെ മനസ്സിൽ ജലസംരക്ഷണം ഒരു പുതിയ വിഷയമല്ലെന്ന് നമുക്കറിയാം
പുസ്തകത്തിലെ വിഷയവുമല്ല ഭാഷയുടെ വിഷയവുമല്ല
നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവ്വികർ ഇത് ജീവിച്ചു കാട്ടിയിട്ടുള്ളതാണ്
ഓരോരോ തുള്ളി ജലത്തിന്റെയും മാഹാത്മ്യത്തിന് അവർ മുൻഗണന നല്കി
ഓരോ തുള്ളി വെള്ളവും എങ്ങനെ സൂക്ഷിച്ചുവയ്ക്കാമെന്നതിന് അവർ പുതിയ പുതിയ ഉപായങ്ങൾ അന്വേഷിച്ചു
നിങ്ങളിൽ തമിഴ്നാട്ടിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും തമിഴ് നാട്ടിൽ ചില ക്ഷേത്രങ്ങളിൽ ജലസേചന സൌകര്യം ജലസംരക്ഷണ സൌകര്യം വരൾച്ചയിൽ നിന്നു രക്ഷപ്പെടാനുള്ള ഉപായങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വലിയ വലിയ ശിലാലിഖിതങ്ങൾ ഉണ്ട്
മനാർ കോവിൽ ചിരാൻമഹാദേവി കോവിൽപട്ടി പുതുക്കോട്ടൈ തുടങ്ങിയ ഇടങ്ങളിൽ വലിയ വലിയ ശിലാലിഖിതങ്ങളുണ്ട്
ഇന്നും പല കുളങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെന്നപോലെയാണ്
എന്നാൽ ജലംസംഭരണത്തിനുള്ള ഈ വലിയ വലിയ സംരഭങ്ങൾ നമ്മുടെ പൂർവ്വികരുടെ പരിശ്രമങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണെന്നതു മറക്കരുത്
ഗുജറാത്തിലെ അഡാലജ് പാടൻ എന്നിവിടങ്ങളിലെ റാണീ കീ ബാവഡി എന്നറിയപ്പെടുന്ന കുളങ്ങൾ യുനസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളാണ്
ഇവയുടെ ഉത്കൃഷ്ടത കാണേണ്ടതുതന്നെയാണ്
ഈ കുളങ്ങൾ ഒരു തരത്തിൽ ജലക്ഷേത്രങ്ങൾ തന്നെയാണ്
നിങ്ങൾ രാജസ്ഥാനിൽ പോയാൽ ജോധ്പുരിലെ ചാന്ദബാവഡി എന്നയിടത്ത് തീർച്ചയായും പോകണം
ഇത് ഭാരതത്തിലെ ഏറ്റവും വലുതും സുന്ദരവുമായ ബാവഡി കുളംകളിലൊന്നാണ്
അത് ജലക്ഷാമമുള്ള പ്രദേശത്താണുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം
ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ സമയങ്ങൾ മഴവെള്ളം സംഭരിക്കാനുള്ള നല്ല സമയമാണ്
നാം മുൻകൂട്ടി എത്ര തയ്യാറെടുപ്പു നടത്തുന്നോ അതനുസരിച്ച് പ്രയോജനവും ലഭിക്കും
എ യുടെ മൻറേഗ ബജറ്റും ഈ ജലസംരക്ഷണത്തിന് പ്രയോജനപ്പെടും
കഴിഞ്ഞ മുന്നു വർഷങ്ങളിൽ ജലസംരക്ഷണം ജലമാനേജ്മെന്റ് കാര്യങ്ങളിൽ എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്
എല്ലാ വർഷവും എം
എയുടെ ബജറ്റിൽ നിന്നുള്ളതു കൂടാതെ ജലസംരക്ഷണത്തിനും ജല മാനേജ്മെന്റിനുമായി ശരാശരി മുപ്പത്തിരണ്ടായിരം കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്
201718 ലെ കാര്യം പറഞ്ഞാൽ 64000 കോടി രൂപാ ആകെ ചിലവിന്റെ 55 ശതമാനം അതായത് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപാ ജലസംരക്ഷണം പോലുള്ള കാര്യത്തിനായി ചിലവാക്കിയിട്ടുണ്ട്
കഴിഞ്ഞ മൂന്നുവർഷങ്ങളിലായി ഇങ്ങനെയുള്ള ജലസംരക്ഷണവും ജലമാനേജ്മെന്റും വഴി ഏകദേശം 150 ലക്ഷം ഹെക്ടർ ഭൂമിക്ക് കൂടുതലായി നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്
ജലസംരക്ഷണത്തിനു ജലമാനേജ്മെന്റിനുമായി കേന്ദ്ര ഗവൺമെന്റിൽനിന്ന് എം
എയിൽ ലഭിക്കുന്ന ധനം ചിലർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്
കേരളത്തിലെ കുട്ടമ്പേരൂർ എന്ന നദിയിൽ ഏഴായിരം എം
എ തൊഴിലാളികൾ 70 ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെ ആ നദിയെ പുനരുജ്ജീവിപ്പിച്ചു
ഗംഗയും യമുനയും ജലംനിറഞ്ഞ നദിയാണെങ്കിലും ഉത്തരഭാരതത്തിലെ ഫത്തേഹ്പൂർ ജില്ലയിലെ സസുർ ഖദേരി എന്നീ പേരുകളിലുള്ള രണ്ടു നദികൾ വരണ്ടുപോയി
ജില്ലാ ഭരണകൂടം എം
എയുടെ കീഴിൽ ഭൂപരിപാലനത്തിനും ജലസംരക്ഷണത്തിനുമായി വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു
ഏകദേശം 4045 ഗ്രാമങ്ങളിലെ ആളുകളുടെ സഹായത്തോടെ വരണ്ടു പോയിരുന്ന സസുർ ഖദേരി നദികളെ പുനരുജ്ജീവിപ്പിച്ചു
മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും കർഷകരാണെങ്കിലും കൃഷിയിടമാണെങ്കിലും ഗ്രാമമാണെങ്കിലും അവയെയെല്ലാം സംബന്ധിച്ചിടത്തോളം എത്ര അനുഗ്രഹീതമാണ് ഈ വിജയം ഒരിക്കൽകൂടി ഏപ്രിൽ മെയ് ജൂൺ ജൂലായ് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്
ജലാശയങ്ങളുണ്ടാക്കാനും ജലസംരക്ഷണത്തിനും നമുക്കും ചില ഉത്തരവാദിത്തങ്ങളേറ്റെടുക്കാം നമുക്കു ചില പദ്ധതികളുണ്ടാക്കാം നമുക്കും എന്തെങ്കിലും ചെയ്തുകാട്ടാം
പ്രിയപ്പെട്ട ജനങ്ങളേ മൻകീ ബാത്തിന്റെ സമയമാകുമ്പോഴേക്കും എനിക്കു നാലുപാടുനിന്നും സന്ദേശങ്ങൾ വരുന്നു കത്തുകൾ വരുന്നു ഫോൺ വരുന്നു
പശ്ചിമബംഗാളിലെ നോർത്ത് 24 ഫർഗാന ജില്ലയിലെ ദേവിതോല എന്ന ഗ്രാമത്തിലെ ആയൻകുമാർ ബാനർജി മൈജിഒവി ൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു നാം എല്ലാ വർഷവും രവീന്ദ്രജയന്തി ആഘോഷിക്കുന്നു എന്നാൽ പലർക്കും സമാധാനത്തോടെ ഭംഗിയോടെ സമഗ്രതയോടെ ജീവിക്കണമെന്ന ജീവിതദർശനത്തെക്കുറിച്ച് അറിയുകയേയില്ല
ദയവായി ആളുകൾ ഇതേക്കുറിച്ച് അറിയുന്നതിന് മൻകീ ബാത് പരിപാടിയിൽ ഈ വിഷയത്തെക്കുറിച്ചു ചർച്ച ചെയ്യണം
മൻ കീ ബാത് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഈ വിഷയത്തിലേക്ക് ശ്രദ്ധക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു
ഗുരുദേവ് ടാഗോർ അറിവും വിവേകവുമുള്ള സമ്പൂർണ്ണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു
അദ്ദേഹത്തിന്റെ തൂലിക എല്ലാവരിലും മായാത്ത മുദ്രയാണു പതിപ്പിച്ചത്
രവീന്ദ്രനാഥ് പ്രതിഭാശാലിയായ വ്യക്തിത്വമായിരുന്നു ബഹുമുഖവ്യക്തിത്വമായിരുന്നു
എന്നാൽ അദ്ദേഹത്തിന്റെയുള്ളിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നുവെന്ന് നമുക്ക് അനുഭവിച്ചറിയാനാകും
അദ്ദേഹം ഗീതാഞ്ജലിയിൽ എഴുതിയിട്ടുണ്ട് ഹെ വ്ഹോ ഹാസ് തെ നൌളെഡ്ജ് ഹാസ് തെ റെസ്പോൺസിബിലിറ്റി ടോ ഇംപാർട്ട് ഇട്ട് ടോ തെ സ്റ്റുഡെന്റ്സ്
അറിവുള്ളവർക്ക് ആ അറിവ് ജിജ്ഞാസുക്കൾക്ക് വിതരണം ചെയ്തു നൽകാനുള്ള ഉത്തരവാദിത്തമുണ്ട്
എനിക്കു ബംഗാളി ഭാഷ അറിയില്ല
പക്ഷേ കുട്ടിക്കാലത്ത് എനിക്ക് നേരത്തേ ഉണരുന്ന ശീലമുണ്ടായിരുന്നു
കുട്ടികാലം മുതൽക്കേ പൂർവ്വ ഹിന്ദുസ്ഥാനിൽ റേഡിയോ നേരത്തേ തുടങ്ങും
പശ്ചിമഹിന്ദുസ്ഥാനിൽ വൈകിയാണു തുടങ്ങുക
അതുകൊണ്ട് എന്റെ ഓർമ്മ രാവിലെ 5
30 ന് രവീന്ദ്രസംഗീതം ആരംഭിച്ചിരുന്നുവെന്നാണ് റേഡിയോയിൽ
എനിക്കതു കേൾക്കുന്ന ശീലമുണ്ടായിരുന്നു
ഭാഷ അറിയില്ലെങ്കിലും രാവിലെതന്നെ എഴുന്നേറ്റ് റേഡിയോയിൽ രവീന്ദ്രസംഗീതം കേൾക്കുന്നത് എന്റെ ശീലമായി മാറി ആനന്ദലോകേ ആഗുനേർ
പോരോശമോനീ തുടങ്ങിയ കവിതകൾ കേൾക്കാൻ അവസരം കിട്ടിയിരുന്നപ്പോൾ മനസ്സിനുതന്നെ ഒരു വലിയ ശക്തിയാണു ലഭിച്ചിരുന്നത്
നിങ്ങളെയും രവീന്ദ്രസംഗീതം അദ്ദേഹത്തിന്റെ കവിതകൾ വളരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം
രവീന്ദ്രനാഥ ടാഗോറിന് ഈ അവസരത്തിൽ ഞാൻ ആദരവോടെ പ്രണാമമേകുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ വിശുദ്ധ റംസാൻ മാസം ആരംഭിക്കുകയായി
ലോകമെങ്ങും റംസാൻമാസം തികഞ്ഞ ആദരവോടും ബഹുമാനത്തോടും ആഘോഷിക്കപ്പെടുന്നു
ഉപവാസത്തിന്റെ സാമൂഹിക വശം മനുഷ്യൻ സ്വയം വിശന്നിരിക്കുമ്പോൾ അവന് മറ്റുള്ളവരുടെ വിശപ്പിനെ അറിയാനാകുന്നു എന്നതാണ്
സ്വയം ദാഹിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദാഹം അറിയാനാകുന്നു
പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ സന്ദേശവും ഓർമ്മിക്കാനുള്ള അവസരമാണിത്
അദ്ദേഹത്തിന്റെ ജീവിതം പോലെ സാഹോദര്യത്തോടെയും ജീവിക്കുകയെന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്
ഒരിക്കൽ ഒരാൾ പ്രവാചകനോടു ചോദിച്ചു ഇസ്ലാമിൽ ഏതു കാര്യമാണ് ഏറ്റവും നല്ലത് എന്ന്
പ്രവാചകൻ മറുപടി പറഞ്ഞു ഏതെങ്കിലും ദരിദ്രനോ വിശക്കുന്നവനോ ഭക്ഷണം കൊടുക്കുകയും എല്ലാവരുമായി നിങ്ങൾ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും സന്മനോഭാവത്തോടെ പെരുമാറുകയും ചെയ്യുക
പ്രവാചകൻ മുഹമ്മദ് അറിവിലും കാരുണ്യത്തിലും വിശ്വാസമർപ്പിച്ചിരുന്നു
ആദ്ദേഹത്തിന് ഒരു കാര്യത്തിലും അഹങ്കാരമുണ്ടായിരുന്നില്ല
അഹങ്കാരമാണ് ജ്ഞാനത്തെ പരാജയപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു
പ്രവാചകൻ മുഹമ്മദ് കരുതിയിരുന്നത് നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ ആവശ്യത്തിലധികമായി എന്തുണ്ടെങ്കിലും അത് ആവശ്യമുള്ള ആർക്കെങ്കിലും നല്കണം എന്നാണ്
അതുകൊണ്ടുതന്നെയാണ് റംസാനിൽ ദാനത്തിന് വളരെ പ്രാധാന്യമുള്ളത്
ആളുകൾ ഈ പുണ്യമാസത്തിൽ അർഹിക്കുന്നവർക്ക് ദാനമേകുന്നു
പ്രവാചകൻ മുഹമ്മദിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി പവിത്രമായ ആത്മാവുകൊണ്ടാണ് ധനവാനാകുന്നത് അല്ലാതെ ധനവും സമ്പത്തും കൊണ്ടല്ല
റംസാന്റെ പുണ്യമാസത്തിൽ ഞാൻ എല്ലാ ജനങ്ങൾക്കും ശുഭാശംസകൾ നേരുന്നു
ഈ അവസരം ആളുകൾ ശാന്തിയോടും സന്മനസ്സോടും ജീവിക്കണമെന്ന അദ്ദേഹത്തിന്റെ സന്ദേശം അനുസരിച്ചു ജീവിക്കാൻ പ്രേരണയേകുമെന്ന് ഞാനാശിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ബുദ്ധപൂർണ്ണിമ എല്ലാ ഭാരതീയർക്കും വിശേഷദിവസമാണ്
ഭാരതം കരുണ സേവനം ത്യാഗം എന്നിവയുടെ ശക്തി കാട്ടിത്തന്നെ മഹാമാനവനായ ഭഗവാൻ ബുദ്ധന്റെ ഭൂമിയാണെന്നതിൽ നമുക്കഭിമാനിക്കാനാകണം
അദ്ദേഹം ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയായി
ഈ ബുദ്ധ പൂർണ്ണിമ ഭഗവാൻ ബുദ്ധനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിയ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാനുള്ള ദൃഢനിശ്ചയമെടുക്കാനും അതനുസരിച്ചു ജീവിക്കാനുമള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു
ഭഗവാൻ ബുദ്ധൻ സമത്വം ശാന്തി സന്മനോഭാവം സാഹോദര്യം എന്നിവയുടെ പ്രേരണാശക്തിയാണ്
ഇന്ന് ലോകമെങ്ങും ഏറ്റവുമധികം ആവശ്യമുള്ള മാനുഷിക മൂല്യമാണിത്
ബാബാ സാഹബ് അംബേഡ്കറുടെ സാമൂഹികക ദർശനത്തിൽ ബുദ്ധന്റെ പ്രേരണ വളരെയധികമാണ്
ബാബാസാഹബ് തറപ്പിച്ചു പറയുന്നു എന്റെ സാമൂഹിക ദർശനം മൂന്നു വാക്കുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നു പറയാം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം
എന്റെ ദർശനത്തിന്റെ വേരുകൾ മതത്തിലാണ് രാജനൈതികശാസ്ത്രത്തിലല്ല
ഞാനവ എന്റെ ഗുരുവായ ബുദ്ധനിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുള്ളതാണ്
ദളിതനാണെങ്കിലും കഷ്ടപ്പെടുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന നിഷേധിക്കപ്പെടുന്ന പാർശ്വവത്കരിക്കപ്പെടുന്ന കോടിക്കണക്കിനാളുകളെ ബാബാസാഹബ് ഭരണഘടനയിലൂടെ സശക്തരാക്കി
കാരുണ്യത്തിന്റെ ഇതിനേക്കാൾ വലിയ ഉദാഹരണമില്ല
ആളുകളുടെ വേദനയിലുള്ള ഈ കാരുണ്യം ഭഗവാൻ ബുദ്ധന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നായിരുന്നു
ബുദ്ധഭിക്ഷുക്കൾ അനേകം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരുന്നു
അവർ തങ്ങളോടൊപ്പം ഭഗവാൻ ബുദ്ധന്റെ സമ്പന്നമായ ചിന്താഗതികളുമായിട്ടാണ് പോയിരുന്നത് എന്നും അങ്ങനെയാണു നടന്നുപോന്നത് ഏഷ്യയിലെവിടെയും ഭഗവാൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ പാരമ്പര്യമായി ലഭ്യമായിട്ടുണ്ട്
ചൈന ജപ്പാൻ കൊറിയ തായ്ലാൻഡ് കമ്പോഡിയാ മ്യാന്മാർ തുടങ്ങിയ അനേകം ഏഷ്യൻ രാജ്യങ്ങൾ ബുദ്ധന്റെ ഈ പരമ്പര്യവുമായി ഈ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്
അതുകൊണ്ടാണ് ബുദ്ധിസ്റ്റ് ടൂറിസത്തിന് സാങ്കേതികസൌകര്യങ്ങൾ വികസിപ്പിക്കുന്നത്
അത് ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും ഭാരതത്തിലെ ബൌദ്ധ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്നു
പല ബുദ്ധ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കുന്നതിൽ ഭാരത സർക്കാർ പങ്കാളിയാണെന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്
ഇതിൽ മ്യാന്മാറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈഭവപൂർണ്ണമായ ആനന്ദ ക്ഷേത്രവും ഉൾപ്പെടുന്നു
ഇന്ന് ലോകമെങ്ങും സംഘർഷത്തിന്റെയും മാനുഷിക വേദനയുടെയും ദൃശ്യങ്ങളാണുള്ളത്
ഭഗവാൻ ബുദ്ധന്റെ ഉപദേശങ്ങൾ വെറുപ്പിനെ ദയകൊണ്ട് ഇല്ലാതെയാക്കാനുള്ള വഴികാട്ടുന്നു
ഭഗവാൻ ബുദ്ധനോട് ആദരവുള്ള കാരുണ്യത്തിന്റെ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ലോകമെങ്ങുമുള്ള എല്ലാവർക്കും ഞാൻ ബുദ്ധപൂർണ്ണിമയുടെ മംഗളാശംസകൾ നേരുന്നു
ഈ ലോകത്തിനുമുഴുവനും വേണ്ടി അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ശാന്തിപൂർണമായ കാരുണ്യം നിറഞ്ഞ ലോകനിർമ്മിതിക്കായി എന്റെ ഉത്തരവാദിത്വം നിർവ്വഹിക്കാൻ ഭഗവാൻ ബുദ്ധന്റെ അനുഗ്രഹത്തിനായി പ്രാർഥിക്കുന്നു
ഇന്ന് നാമെല്ലാം ഭഗവാൻ ബുദ്ധനെ ഓർമ്മിക്കുന്നു
നിങ്ങൾ ചിരിക്കുന്ന ബുദ്ധപ്രതിമകളെക്കുറിച്ചു കേട്ടിട്ടുണ്ടാകും
ചിരിക്കുന്ന ബുദ്ധൻ ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത്
എന്നാൽ പുഞ്ചിരിക്കുന്ന ബുദ്ധൻ ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു മഹത്തായ സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് വളരെകുറച്ച് ആളുകൾക്കേ അറിയൂ
പുഞ്ചിരിക്കുന്ന ബുദ്ധനും ഭാരതത്തിന്റെ സൈനികശക്തിയുമായി എന്തുബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും
ഇരുപതു വർഷങ്ങൾക്കു മുമ്പ് 1998 മെയ് 11 ന് സായാഹ്നത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ
അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു
അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യത്തെങ്ങും അഭിമാനവും ആവേശവും സന്തോഷവും നിറച്ചു
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഭാരത ജനതയ്ക്ക് പുതിയ ആത്മവിശ്വാസമുണ്ടായി
അത് ബുദ്ധപൂർണ്ണിമയുടെ ദിനമായിരുന്നു
1998 മെയ് 11 ഭാരതത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് രാജസ്ഥാനിലെ പോഖ്റാനിൽ ആണവപരീക്ഷണം നടത്തി
ഇപ്പോൾ ഇരുപതു വർഷങ്ങളാവുകയാണ്
ഭഗവാൻ ബുദ്ധന്റെ അനുഗ്രഹത്തോടെ ബുദ്ധപൂർണ്ണിമയുടെ ദിനമാണ് അത് നടത്തിയത്
ഭാരതത്തിന്റെ പരീക്ഷണം വിജയപ്രദമാവുകയും ശാസ്ത്രത്തിന്റെയും സാങ്കേതിവിദ്യയുടെയും കാര്യത്തിൽ ഭാരതം കഴിവു കാണിക്കുകയും ചെയ്തു
ആ ദിനം ഭാരതചരിത്രത്തിൽ സൈനിക ശക്തിയുടെ പ്രദർശനമെന്ന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്
അന്തരാത്മാവിന്റെ ശക്തി ശാന്തിക്ക് ആവശ്യമാണെന്ന് ഭഗവാൻ ബുദ്ധൻ ലോകത്തിനു കാട്ടിക്കൊടുത്തു
അതുപോലെ നിങ്ങൾ ഒരു രാജ്യമെന്ന നിലയിൽ ശക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾക്കേവരോടും ശാന്തിയോടെ കഴിയാനുമാകും
1998 മെയ് മാസം ആണവപരീക്ഷണം നടത്തിയെന്നതുകൊണ്ടു മാത്രമല്ല രാജ്യത്തിന് പ്രധാനമായിരിക്കുന്നത്
അത് എങ്ങനെ നടത്തി എന്നതും വളരെ പ്രധാനുമാണ്
ഭാരതത്തിന്റെ ഭൂമി മഹാന്മാരായ ശാസ്ത്രജ്ഞരുടെ ഭൂമിയാണെന്നും ഒരു ശക്തമായ നേതൃത്വത്തോടെ ഭാരതം എന്നും പുതിയ ലക്ഷ്യങ്ങളും ഉയരങ്ങളും കീഴക്കടക്കുമെന്നും ലോകത്തിനു മുഴുവൻ കാട്ടിക്കൊടുത്തു
അടൽ ബിഹാരി വാജ്പേയിജി ഒരു മന്ത്രം നല്കിയിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് നാം 1998 മെയ് 11 ലെ പരീക്ഷണത്തിന്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ ശക്തിക്കായി അടൽ ജി നല്കിയ ജയ് വിജ്ഞാൻ എന്ന മന്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക ഭാരതനിർമ്മിതിക്കായി ശക്തിശാലിയായ ഭാരതനിർമ്മിതിക്കായി തങ്ങളുടെ പങ്ക് നിർവ്വഹിക്കുമെന്ന് എല്ലാ യുവാക്കളും ദൃഢപ്രതിജ്ഞ ചെയ്യുക
സ്വന്തം കഴിവിനെ ഭാരതത്തിന്റെ കഴിവിന്റെ ഭാഗമാക്കുക
ഏതൊരു യാത്രയാണോ അടൽജി ആരംഭിച്ചത് അത് മുന്നോട്ടു കൊണ്ടുപോകുന്നതിലെ ഒരു പുതിയ ആനന്ദം ഒരു പുതിയ സന്തോഷം നമുക്ക് അനുഭവിക്കാനാകും
പ്രിയപ്പെട്ട ജനങ്ങളേ വീണ്ടും മൻ കീ ബാത്തിൽ കാണാം അപ്പോൾ കുടുതൽ കാര്യങ്ങൾ പറയാം
വളരെ വളരെ നന്ദി